അക്കൌണ്ട് സെറ്റിങ്ങ്സിനെയും ജി മെയിൽ അക്കൌണ്ട് കോൻഫിഗരിങ്ങിനെയും പറ്റിയുള്ള ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇവിടെ പഠിക്കുന്നത്160 പുതിയ ഫോൾഡറുകൾ ഇ മെയിൽ അക്കൌണ്ടിൽ ചേർക്കാം
സന്ദേശങ്ങൾ തിരയുന്നതിനായി അഡ്വാൻസ്ഡ് ഫിൽട്ടേർസ് ഉപയോഗിക്കാം മെസ്സേജ് ഫിൽറ്റെർസിന്റെ മാനേജിംഗ് കൂടാതെ160 യാഹു അക്കൌണ്ടിന്റെ മാനുവൽ കോൺഫിഗറേഷൻ ഒന്നിലധികം ഇ മെയിൽ അക്കൌണ്ട് കൈകാര്യം ചെയ്യാം
മെയിൽ അക്കൌണ്ടിനായി അക്കൌണ്ട് സെറ്റിംഗ്സിൽ മാറ്റം വരുത്താം
ഇ മെയിൽ അക്കൌണ്ട് ഡിലീറ്റ് ചെയ്യാം
ഇവിടെ ഉപയോഗിക്കുന്നത് മോസില്ല തണ്ടർബേഡ് 1301 ഉം ഉബുണ്ടു 1204 ഉം ലോഞ്ചറിലെ തണ്ടർബേർഡ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക തണ്ടർബേർഡ് windowതുറക്കുന്നു മറ്റൊരു ഫോൾഡർ ഈഅക്കൌണ്ടിലേക്ക് ചേർക്കാം ഇടത് പാനലിൽ സ്റ്റൂസറോണ് അട്ട് ഗ്മെയിൽ ഡോട്ട് കോം അക്കൌണ്ട് തിരഞ്ഞെടുക്കുക സ്റ്റൂസറോണ് അട്ട് ഗ്മെയിൽ ഡോട്ട് കോം അക്കൌണ്ടിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ഫോൾഡർ തിരഞ്ഞെടുക്കുക തെ ന്യൂ Folderഡയലോഗ് ബോക്സ് കാണുന്നു നെയിം ഫീൽഡിൽ ഇംപോർട്ടന്റ് Mailsടൈപ്പ് ചെയ്യുക ക്രിയേറ്റ് ഫോൾഡർ ക്ലിക്ക് ചെയ്യുകഈ ഫോൾഡർ സൃഷ്ടിക്കപ്പെട്ടു
പ്രധാനപ്പെട്ട മെയിലുകൾ ഇൻബോക്സിൽ നിന്നും ഈ ഫോൾഡറിലേക്ക് മാറ്റാം ഇത്തരം മെയിൽ ഇൻബോക്സിൽ നിന്നും നീക്കിimportant mailsഫോൾഡറിൽ വയ്ക്കാം സന്ദേശങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനായി വിവിധ ഫിൽറ്റർ ഓപ്ഷനുകൾ ഉപയോഗിക്കാം ഇടത് പാനലിൽ STUSERONEgmail ഡോട്ട് comഅക്കൌണ്ട് തിരഞ്ഞെടുക്കുക വലത് പാനലിൽ അഡ്വാൻസ്ഡ് ഫീച്ചർസ് ന് താഴെ സെർച്ച് മെസേജസ് ക്ലിക്ക് ചെയ്യുക സെർച്ച് മെസേജസ് ഡയലോഗ് ബോക്സ് കാണുന്നു
സന്ദേശങ്ങൾ തിരയുന്നതിനായി നമ്മുക്ക് ഡിഫാൾട്ട് സെറ്റിംഗ്സ് ഉപയോഗിക്കാം ഡിഫാൾട്ടായി മാച്ച് ആൽ ഓഫ് തെ ഫോളോവിംഗ് ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്
കുടാതെ ഡിഫാൾട്ടായി സബ്ജക്ട് Containsതിരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത ഫീൽഡിനുള്ളിൽ ടെൻ ഇന്ററസ്റ്റിംഗ് ടൈപ്പ് ചെയ്ത് Searchക്ലിക്ക് ചെയ്യുക ഈ സബ്ജക്റ്റിനോട് മാച്ച് ചെയ്യുന്ന മെയിലുകൾ കാണുന്നു ഇങ്ങനെ തിരഞ്ഞെടുത്തവ ഒരു ഫോൾഡറിൽ സേവ് ചെയ്യാം ട്യൂട്ടോറിയൽ പൌസ് ചെയ്ത് ഈ അസ്സിഗ്ന്മെന്റ് ചെയ്യുക തീയതിക്ക് അനുസൃതമായി മെയിൽ തിരഞ്ഞെടുത്ത് അവ ഒരു ഫോൾഡറിൽ സേവ് ചെയ്യുക ഈ ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യാം ഈ മെയിൽ അക്കൌണ്ടിനായ് ഒരു പുതിയ ഫിൽറ്റർ സൃഷ്ടിക്കാം നിങ്ങളുടെ മെയിൽ ബൊക്സിലെ സന്ദേശങ്ങൾ തരംതിരിക്കാനുള്ള ഒരു നിയമമാണ് ഫിൽറ്റർ നമുക്ക് തണ്ടർബേഡ് സബ്ജക്റ്റൊട് കുടിയ മെയിലുകൾ ഇംപോർട്ടന്റ് Mailsഫോൾഡറിലേക്ക് മാറ്റാം ഇടത് പാനലിൽ STUSERONEgmail ഡോട്ട് കോം അക്കൌണ്ട് തിരഞ്ഞെടുക്കുക
അഡ്വാൻസ്ഡ് ഫീച്ചർസ് ൽ മാനേജ് മെസേജ് ഫിൽട്ടേർസ് ക്ലിക്ക് ചെയ്യുക മെസേജ് ഫിൽട്ടേർസ് ഡയലോഗ് ബോക്സ് കാണുന്നു
ന്യൂ ക്ലിക്ക് ചെയ്യുക തെ ഫിൽട്ടർ റൂൾസ് ഡയലോഗ് ബോക്സ് കാണാം ഫിൽട്ടർ നാമെ ഫീൽഡിൽ തണ്ടർബേർഡ് ടൈപ്പ് ചെയ്യുക ഇവിടെയും നമുക്ക് ഡിഫാൾട്ട് സെറ്റിംഗ്സ് ഉപയോഗിക്കാം
മാച്ച് ആൽ ഓഫ് തെ followingഓപ്ഷൻ തിരഞ്ഞെടുക്കപ്പെട്ടു സബ്ജക്ട് Containsഉം ഡിഫാൾട്ടായി തിരഞ്ഞെടുത്തിരിക്കുന്നു അടുത്ത ഫീൽഡിൽ തണ്ടർബേർഡ് ടൈപ്പ് ചെയ്യുക പെർഫോർമ് തീസ് ആക്ഷൻസ് ഫീൽഡ് ൽ മൂവ് മെസേജ് toതിരഞ്ഞെടുക്കുക
അടുത്ത ഡ്രോപ്പ് ഡൌൺ ക്ലിക്ക് ചെയ്ത് ഇംപോർട്ടന്റ് മെയിൽസ് ഫോൾഡർ തിരഞ്ഞെടുക്കുക OK ക്ലിക്ക് ചെയ്യുക ഈ ഫിൽട്ടർ മെസേജ് Filtersഡയലോഗ് ബോക്സിൽ കാണാം Run Nowകൊടുക്കുക
ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്തിട്ട് ഇംപോർട്ടന്റ് മെയിൽസ് ഫോൾഡർ ക്ലിക്ക് ചെയ്യുക ശ്രദ്ധിക്കുസബ്ജക്റ്റിൽ കാണുന്ന മെയിലുകൾ എല്ലാം തണ്ടർബേഡ് ഈ ഫോൾഡറിലേക്ക് മാറ്റിയിരിക്കുന്നു
ഒന്നിലധികം ഇ മെയിൽ അക്കൌണ്ടുകൾ തണ്ടർബേഡിൽ കൈകാര്യം ചെയ്യാം മെയിലുകൾ കൈകാര്യം ചെയ്യുന്നതിന് ജിമെയിൽ മാത്രമല്ലയാഹൂ തുടങ്ങിയ അക്കൌണ്ടുകളും തണ്ടർബേഡ് വഴി ഉപയോഗിക്കാം ജി മെയിൽ അക്കൌണ്ടുകൾ തണ്ടർബേഡ് കോൻഫിഗർ ചെയ്യുന്നു
മറ്റ് അക്കൌണ്ടുകൾ നമ്മൾ തന്നെ കോൻഫിഗർ ചെയ്യണം
തണ്ടർബേഡിലൂടെ STUSERTWOyahoo ഡോട്ട് ഇൻ യാഹൂ അക്കൌണ്ട് കോൻഫിഗർ ചെയ്യാം
യാഹൂ അക്കൌണ്ടിൽ പോപ്പ് സജ്ജമാക്കിയിട്ടുണ്ട്
ഇത് എങ്ങനെ ചെയ്യാം
യാഹൂ അക്കൌണ്ടിൽ ലോഗിൻ ചെയ്യുക പുതിയ ബ്രൌസർ തുറന്ന് അഡ്രസ് ബാറിൽ wwwyahooin

Incomingഫീൽഡിൽ Portൽ യാഹൂവിന്റെ പോർട്ട് നമ്പർ 110 അടിക്കുക
SSLഡ്രോപ്പ് ഡൌണിൽ സ്റ്റാർട്ട്ടിൽസ് തിരഞ്ഞെടുക്കുക Authenticationഡ്രോപ്പ് ഡൌണിൽ നോർമൽ passwordതിരഞ്ഞെടുക്കുക ഔട്ട്ഗോയിംഗ് ഫീൽഡിൽ സെർവർ നെയിം എസ്എംടിപി
സെർവർ hostname smtpmailyahooകോം
Portൽ യാഹൂവിന്റെ പോർട്ട് നമ്പർ 465 അടിക്കുക SSLഡ്രോപ്പ് ഡൌണിൽ SSLTLSതിരഞ്ഞെടുക്കുക
അതെന്റിക്കേഷൻ ഡ്രോപ്പ് ഡൌണിൽ നോർമൽ passwordതിരഞ്ഞെടുക്കുക യൂസർ Nameഫീൽഡിൽ സ്റ്റുസെർട്ട്വോ അടിക്കുക ക്രിയേറ്റ് അക്കൌണ്ട് ബട്ടൺ സജ്ജമായി
ക്രിയേറ്റ് അക്കൌണ്ട് ക്ലിക്ക് ചെയ്യുക
യാഹൂ അക്കൌണ്ട് കോൺഫിഗറായി
ഇന്റർനെറ്റ് കണക്ഷനനുസരിച്ച് കുറച്ച് സമയം എടുക്കാം
ശ്രദ്ധിക്കു തണ്ടർബേഡ് വിന്ഡോയുടെ വലത് പാനലിൽ യാഹൂ അക്കൌണ്ട് കാണുന്നു ഇൻബോക്സ് ക്ലിക്ക് ചെയ്യാം
യാഹൂ അക്കൌണ്ടിലുള്ള എല്ലാ മെയിലുകളും ഡൌൺലോഡ് ചെയ്യപ്പെട്ടു
തണ്ടർബേഡ് വഴി ജി മെയിൽയാഹൂ അക്കൌണ്ടു കളിലെ മെയിലുകൾ കാണാമെന്ന് മാത്രമല്ല രണ്ട് അക്കൌണ്ടുകളും ഒരേ സമയം മാനേജ് ചെയ്യാം160
ഇമെയിൽ അക്കണ്ടുകൾക്കുള്ള പ്രഫറൻസ് settingsപരിശോധിക്കാം
നിങ്ങൾക്ക് തണ്ടർബേഡ് വഴി അയച്ച മെയിലുകളുടെ കോപ്പി ജിമെയിലിൽ സൂക്ഷിക്കാം മറുപടി അയക്കുമ്പോൾ ആദ്യത്തെ സന്ദേശങ്ങൾ കാണിക്കാം ആവിശ്യമില്ലാത്ത സന്ദേശങ്ങൾ തിരിച്ചറിയാം കമ്പ്യൂട്ടറിൽ ഡിസ്ക് സ്പേസ് കുറവാണെങ്കിൽ സന്ദേശങ്ങൾ ഡൌൺലോഡ് ചെയ്യാതിരിക്കാം ഇടത് പാനലിൽ ജിമെയിൽ അക്കൌണ്ട് തിരഞ്ഞെടുക്കുക
തണ്ടർബേർഡ് മെയിൽ ഡയലോഗ് ബോക്സ് തുറക്കുന്നു വലത് പാനലിൽ Accountsന് താഴെ വ്യൂ സെറ്റിംഗ്സ് ഫോർ തിസ് accountക്ലിക്ക് ചെയ്യുക അക്കൌണ്ട് സെറ്റിംഗ്സ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു ഇടത് പാനലിൽ വീണ്ടും ജിമെയിൽ അക്കൌണ്ട് തിരഞ്ഞെടുത്ത് സെർവർ Settingsക്ലിക്ക് ചെയ്യുക സെർവർ സെറ്റിംഗ്സ് വലത് പാനലിൽ കാണുന്നു ചെക്ക് ഫോർ ന്യൂ മെസേജസ് എവറി ടിക്ക് ചെയ്ത് 20 നല്കുക എല്ലാ 20 മിനിട്ടിലും തണ്ടർബേഡ് പുതിയ സന്ദേശങ്ങൾക്കായി പരിശോധിക്കുന്നു
എംപ്ടി ട്രാഷ് ഓൺ എക്സിറ്റ് ടിക്ക് ചെയ്യുക
തണ്ടർബേഡിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ട്രാഷ് ഫോൾഡറിലുള്ള സന്ദേശങ്ങളെല്ലാം നീക്കം ചെയ്യുന്നു
ഇത് പോലെ സെർവർ സെറ്റിംഗ്സും കസ്റ്റമൈസ് ചെയ്യാം
താഴെ പറയുന്ന ഓപ്ഷൻസും സെറ്റ് ചെയ്യാം മെയിലുകളുടെ കോപ്പി സൃഷ്ടിക്കുക ഡ്രാഫ്റ്റ് മെയിലുകൾ സേവ് ചെയ്യുക മെയിലുകൾ സേവ് ചെയ്തിരിക്കുന്ന സ്ഥലം മാറ്റുക ഇടത് പാനലിൽ കോപ്പീസ് ആൻഡ് ഫോൾഡേർസ് ക്ലിക്ക് ചെയ്യുക വലത് പാനലിൽ കോപ്പീസ് ആൻഡ് Foldersഡയലോഗ് ബോക്സ് കാണുന്നു ഡിഫാൾട്ട് ഓപ്ഷൻ അത് പോലെ നിലനിർത്താം ശ്രദ്ധിക്കു പ്ലേസ് a കോപ്പി ഇൻ ഉം സെന്റ് ഫോൾഡർ ഓൺ ഉം തിരഞ്ഞെടുക്കപെട്ടിട്ടുണ്ട് ഡിസ്ക് സ്പേസ് സേവ് ചെയ്യുന്നതിനായി ഇടത് പാനലിൽ ഡിസ്ക് Spaceതിരഞ്ഞെടുക്കാം
വലത് പാനലിൽ ടോ സേവ് ഡിസ്ക് സ്പേസ് ഡോ നോട്ട് ഡൌൺലോഡ് ഓപ്ഷൻ കാണാം
മെസേജസ് ലാർജർ താൻ ചെക്ക് ചെയ്യുക കെബി ഫീൽഡിൽ 60കൊടുക്കുക
60KBകൂടുതൽ സന്ദേശങ്ങൾ തണ്ടർബേഡ് ഡൌൺലോഡ് ചെയ്യില്ല തണ്ടർബേഡ് ആവിശ്യമില്ലാത്ത സന്ദേശങ്ങൾ തിരിച്ചറിയുന്നു
തണ്ടർബേഡിനെ ആവിശ്യമുള്ളതും ഇല്ലാത്തതും ആയ സന്ദേശങ്ങൾ തിരിച്ചറിയാൻ പരിശിലിപ്പിക്കാൻ കഴിയും ഇതിനായി ആദ്യം ജങ്ക് Settingsസെറ്റ് ചെയ്യുക ആദ്യമായി നിങ്ങൾ തനിയെ ജങ്ക് മെയിൽ തിരിച്ചറിയണം അത്തരം മെയിലിൽ ജങ്ക് മെയിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പതുക്കെ നിങ്ങളുടെ തിരഞ്ഞെടുക്കലിന് അനുസരിച്ച് തണ്ടർബേഡ് ജങ്ക് mailതിരിച്ചറിഞ്ഞ് ജങ്ക് folderലേക്ക് മാറ്റുന്നു അക്കൌണ്ട് Settingsഡയലോഗ് ബോക്സിൽ ഇടത് പാനലിൽ ജങ്ക് Settingsക്ലിക്ക് ചെയ്യുക
ജങ്ക് Settingsഡയലോഗ് ബോക്സ് കാണുന്നു
ഡിഫാൾട്ട് എനബിൾ അഡാപ്റ്റീവ് ജങ്ക് മെയിൽ കണ്ട്രോൾസ് ഫോർ തിസ് അക്കൌണ്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്
ഡോ നോട്ട് മാർക്ക് മെയിൽ എഎസ് ജങ്ക് ഐഎഫ് തെ സെൻഡർ ഐഎസ് inതാഴെ എല്ലാ ഓപ്ഷനും ചെക്ക് ചെയ്യുക
മൂവ് ന്യൂ ജങ്ക് മെസേജ് toഫീൽഡിൽ ജങ്ക് ഫോൾഡർ onതിരഞ്ഞെടുക്കുക
ഇൻബോക്സ് ക്ലിക്ക് ചെയ്ത്ആദ്യത്തെ മെയിൽ തിരഞ്ഞെടുക്കുക
താഴത്തെ പാനലിൽ മെയിലിന്റെ ഉള്ളടക്കം കാണാം Junkഐക്കൺ ക്ലിക്ക് ചെയ്യുക ജങ്ക് മെയിൽ headerകാണുന്നത് ശ്രദ്ധിക്കു ഇത് പോലെ മറ്റ് പ്രിഫറൻസസും സെറ്റ് ചെയ്യാം തണ്ടർബെഡിൽ കോൺഫിഗർ ചെയ്ത ഒരു മെയിൽ അക്കൌണ്ട് നീക്കം ചെയ്യാൻ പറ്റുമോ160തിർച്ചയായും
ഇടത് പാനലിൽ STUSERONEgmail ഡോട്ട് കോം തിരഞ്ഞെടുക്കുക വലത് പാനലിൽ അക്കൌണ്ട്സ് ൽ വ്യൂ സെറ്റിംഗ്സ് ഫോർ തിസ് accountതിരഞ്ഞെടുക്കുക
അക്കൌണ്ട് സെറ്റിംഗ്സ് ഡയലോഗ് ബോക്സ് കാണുന്നു താഴെ ഇടത് കോണിൽ അക്കൌണ്ട് Actionsക്ലിക്ക് ചെയ്ത് റിമൂവ് Accountകൊടുക്കുക ഒരു സൂചന സന്ദേശം കാണുന്നു OKകൊടുത്താൽ അക്കൌണ്ട് ഡിലീറ്റ് ആകും
ട്യുട്ടോറിയലിനായി ഇത് ഡിലീറ്റ് ചെയ്യുന്നില്ല Cancelക്ലിക്ക് ചെയ്യുന്നു
ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യാം ഓർക്കുക അക്കൌണ്ട് ഡിലീറ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധമുള്ള എല്ലാ മെയിലും ഫോൾഡറും തണ്ടർബേഡിൽ നിന്ന് ഡിലീറ്റ് ആകുന്നു
ചിലപ്പോൾ മോസില്ല തണ്ടർബേഡ് വിന്ഡോയുടെ ഇടതു പാനലിൽ ഡീറ്റയിൽസ് കാണാം വീണ്ടും ലോഗിൻ ചെയ്യുമ്പോൾ അത് കാണില്ല
ഇതോടെ മോസില്ല തണ്ടർബേഡ് 1002ട്യുട്ടോറിയൽ അവസാനിക്കുന്നു ഈ ട്യൂട്ടോറിയലിൽ പഠിച്ചത് എപ്രകാരം160 പുതിയ ഫോൾഡറുകൾ ഇ മെയിൽ അക്കൌണ്ടിൽ ചേർക്കാം
സന്ദേശങ്ങൾ തിരയുന്നതിനായി അഡ്വാൻസ്ഡ് ഫിൽറ്റെർസ് സെറ്റ് ചെയ്യാം മെസ്സേജ് ഫിൽറ്റെർസ് കൈകാര്യം ചെയ്യാം
കൂടാതെ യാഹു അക്കൌണ്ട് കോൻഫിഗർ ചെയ്യാം
ഒന്നിലധികം ഇ മെയിൽ അക്കൌണ്ട് കൈകാര്യം ചെയ്യാം
മെയിൽ അക്കൌണ്ടിലെ അക്കൌണ്ട് സെറ്റിംഗ്സിൽ മാറ്റം വരുത്താം ഇ മെയിൽ അക്കൌണ്ട് ഡിലീറ്റ് ചെയ്യാം
നിങ്ങൾക്കായി ഒരു അസ്സിഗ്ന്മെന്റ് ഇമെയിൽ അക്കൌണ്ട് തയ്യാറാക്കുക സെറ്റിംഗ്സിൽ മാറ്റം വരുത്തുക ആർക്കൈവ് സന്ദേശങ്ങൾക്കായി പ്രഫറൻസ് തയ്യാറാക്കുക ജങ്ക് സെറ്റിംഗ്സ് നായി preferencesൽ മാറ്റം വരുത്തുക ഇ മെയിൽ അക്കൌണ്ട് ഡിലീറ്റ് ചെയ്യുക താഴെയുള്ള ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായി കോണ്ടാക്ട് അട്ട് സ്പോക്കൻ ഹൈഫൻ ട്യൂട്ടോറിയൽ ഡോട്ട് orgൽ ബന്ധപ്പെടുക
സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റ്ന്റെ ഭാഗമാണ്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
ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻIIT Bombayഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി